ആ നമസ്കാരം. ആ അപ്പോ നമുക്ക് ഹലോ അഞ്ജലി നമുക്കീ വിനോദ ഉപാധികളെ പറ്റി എന്താണ് പറയാനുള്ളത് ? എന്താണ് അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ അഭിപ്രായം ഞാൻ ആദ്യം പറയാം. അതായത് നമുക്ക് ആ വെറുതെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വിനോദ ഉപാധികൾ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതും നമുക്ക് മാനസികമായിട്ട് കുറെ ഉല്ലാസം തരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ വിനോദ ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പോ ജോലി പരമായിട്ടുള്ള ഒരുപാട് തിരക്കുകള് കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഇടയ്ക്ക് ഒരു ഒരു ആ ഒരു സമയം ഇതിന് വേണ്ടി കണ്ടെത്തി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നമുക്ക് ഒരു ഉത്തേജകം കൂടി തരുന്ന ഒരു സംഭവമാണ് ഈ വിനോദ ഉപാധികൾ എന്ന് പറയുന്നത്.അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അഹ് ഹരി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനോദ ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ജീവിക്കാ എന്നുള്ളത് നമുക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം എഹ് ഇന്ന് നമ്മൾ എല്ലാം എല്ലാം ഒരു തരത്തിൽ അല്ലങ്കിൽ മറ്റൊരു തരത്തിൽ ഉള്ള ഏതെങ്കിലും വിനോദപാതികളെ ആശ്രയിച്ചാണ് ആഹ് നമ്മൾ മനുഷ്യർ ജീവിക്കുന്നെ ചിലർക്കത് ചലച്ചിത്രം ആയിരിക്കാം ചലച്ചിത്രാവിഷ്കാരങ്ങൾ കാണുന്നതിലായിരിക്കണം അവർ

മാധ്യമ ദൃശ്യ മാധ്യമ സ സാമഗ്രികളും അത്തരത്തിലുള്ള വസ്തുക്കളുടെ നമുക്ക് ആഹ് തീർച്ചയായിട്ടും ഒത്തിരി അധികം ജനങ്ങൾ ഈ ഒരു വിനോദോപാദികൾ സമീപിക്കുന്നുണ്ട് ഹരി പറയു തീർച്ചയായിട്ടും അതേ. ഇപ്പോ അഞ്ജലി പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോണുകളും മറ്റ് കാര്യങ്ങളും നമുക്ക് ഒരുപാട് ആ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതല് ഇപ്പോ ആളുകള് ആശ്രയിച്ചിരിക്കുന്ന ഒരു വിനോദ ഉപാധി ആണ് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിനോദങ്ങള് അപ്പോ അപ്പോ ആ മൊബൈൽ ഫോണുകളാണ് കൂടുതലും ആളുകള് ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോ ഒരു മുറി നമ്മുടെ സ്വന്തം വീട്ടില് സ്വന്തം മുറിയില് ഇരുന്ന് തന്നെ നമുക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ തന്നെ വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ മൊബൈലിലൂടെയുള്ള കാര്യങ്ങള് . ഇപ്പോ പഴയ കാലഘട്ടത്തില് വിനോദങ്ങള് എന്ന് പറയുന്നത് ഈ കാലലഘട്ടത്തിലെ വിനോദങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പണ്ടത്തെ കാലത്ത് വിനോദത്തില് പുസ്തക വായന എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇന്നും ഇന്ന് ഇന്ന് അതിന്റെ തോത് വളരെ കുറവാണ്. പക്ഷേ ഇന്ന് ആളുകള് വായിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു വിനോദ ഉപാധിയായിട്ട് മാറുന്നില്ല എന്നുള്ള ഒരു ഇത് കാര്യം നിലനില്ക്കുന്നുണ്ട്. ആ പഴയ കാലഘട്ടത്തില് നമ്മള് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും മറ്റ് കാര്യങ്ങളിലും നമ്മള് കൂടുതലും ആശ്രയിച്ചിരുന്നത് പുസ്തകങ്ങൾ പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളിലും ആയിരുന്നു. ഇന്ന് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ അറിയുന്നത് കൊണ്ടും അത്പോലെ തന്നെ എന്തു എന്തു വേണമെങ്കിലും അപ്പോ തന്നെ കാര്യങ്ങള് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടും നമ്മള് പുസ്തക വായനയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരം നമ്മള് പോയിട്ടുണ്ട്. അതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. അപ്പോ അഞ്ജലി തീർച്ചയായും അമിത ഉപയോഗവും ഒരു തരത്തിൽ മനുഷ്യനെ നശിപ്പിക്കുണ്ടെന്ന് വേണം പറയാനായിട്ട് കാരണം കുട്ടികളായികൊട്ടെ മാതാപിതാ മുതിർന്നവരായികൊട്ടെ മാതാപിതാക്കളായിക്കോട്ടെ ഇവർ എല്ലാവരും ഇപ്പോം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ ഒത്തിരി സമയം ചെലവഴിക്കുകയും സ്മോഊഹാ മാധ്യമങ്ങൾ ലോകത്തിന് ഉള്ള ഒരു ഉപാധി ആണെങ്കിൽ കൂടിഅവയുടെ ദുരുപയോഗം മൂലം കെണിയിലും ചതിക്കുഴിലും ഒക്കെ പെടുന്ന ഒത്തിരി മനുഷ്യരിലുണ്ട് ആഹ് അവരെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും ഇഹ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്തൊരു കാര്യം ഏതൊരു കാര്യം നല്ലതിനായി സൃഷ്ടിക്കപ്പെട്ടാലും അതിൻ്റെ മറു വശം അത് ദുരുപയോഗം ചെയ്യുന്നതാണ്

അഹ് അഹ് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ചെലപ്പോ നമ്മുടെ ഏഹ് നമ്മുടെ ഫോണുകളിലേക്ക് ഒക്കെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പല സന്ദേശങ്ങൾ പല സന്ദേശങ്ങൾ വരാറുണ്ട് അത്തരം സന്ദേശങ്ങളിൽ ഏഹ് എന്താ പറയെ കാണുന്നത് തീർച്ചയായിട്ടും അത് വ്യാജമായ സന്ദേശങ്ങളാണ് ഈ വ്യാജമായ സന്ദേശങ്ങൾ സന്ദേശങ്ങളെ ഏഹ് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾകാർ ആണ് പക്ഷെ ഈ സമൂഹ മാധ്യമങ്ങളെ അവർ ഏഹ് ദുരുപയോഗം ചെയ്തിട്ടാണ് വിനോദത്തിനും വിനോദോപാദികൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ട് ഏഹ് നിർമിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളും ആഹ് ദുരുപയോഗം ചെയ്തിട്ടാണ് ഇവർ ഇത്തരത്തിൽ അഹ് ചെയ്യുന്നത് അപ്പൊ നമ്മെളെക്കാളും വിദ്യാഭ്യാസം കൊറഞ്ഞ ആൾകാർ വരെ നമ്മളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക് സമൂഹം എത്തിച്ചു വരുന്നു വിനോദോപാദികളുടെ ഒരു മറു വശമായിട്ട് ഇതിനെ നമ്മൾ നോക്കികാണുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഹരിക്ക് പറയാൻ ഉള്ളത് തീർച്ചയായിട്ടും അതേ നമ്മൾ വിനോദങ്ങൾ തേടി പോകുമ്പോൾ ആ അതിൽ ഒരുപാട് ചതിക്കെണികൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ജലി പറഞ്ഞു വച്ച കാര്യം. അതായത് നമ്മള് വിനോദങ്ങൾ തേടി പോകുമ്പോ

അറിയാന്നുണ്ടെങ്കിലും ആ ചില സമയത്ത് ചില കൈപ്പിഴകൾ പറ്റിയ ആളുകൾക്ക് പല മണ്ടത്തരങ്ങളും പറ്റാറുണ്ട് എന്നുള്ളതാണ് അതിലൊരു സംഭവം. പിന്നെ അത്പോലെ തന്നെ വിനോദങ്ങള് എന്ന് പറയുന്നത് ഇപ്പോ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ മാത്രം ഒതുങ്ങി നില്ക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോ നമ്മള് ആ പാർക്കുകൾ ആ പോകുന്നതും ഒക്കെ ഒരു വിനോദമാണ്. നമ്മൾ ഈ യാത്ര പോകുന്നത് ഒരു വിനോദമാണ്. ആ പിന്നെ നമ്മള് പന്ത് കളി, ക്രിക്കറ്റ് മറ്റ്

ശാരീരികമായിട്ടുള്ള മെച്ചങ്ങളും ഒരുപാടാണ്. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് ഒരു മുറിയിൽ തന്നെ ഇരുന്ന് ഒരു വിനോദം കണ്ടെത്താതെ കുഴപ്പമില്ല അതിനോട് ഞാൻ എതിർപ്പല്ല പറയുന്നത് പക്ഷേ ശാരീരികമായിട്ട് കൂടിയുള്ള വിനോദങ്ങളില് നമുക്ക് ശാരീരികമായിട്ട് മെച്ചമുള്ള വിനോദങ്ങളിൽ എറപ്പെടുന്നത് വളരെ നല്ലതായിരിക്കുള്ളൂ. അതിന്റെ നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് ഒരുപാടുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അപ്പോ ആ അതിലോട്ടും കൂടി ആളുകള് പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ആഹ് ഇഹ് ഹരി പറഞ്ഞപ്പോഴാണ് ഓർകുന്നേ വിനോദോപാദികളെ വിനോദോപാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് ചലച്ചിത്രമാകട്ടെ യാത്രകളാവട്ടെ മനുഷ്യൻ ചെയ്യുന്ന എ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തായാലും ഒരു കുഞ്ഞ് കുറച്ച് സമയം എങ്കിലും നമ്മൾ വിനോദോപാദികൾക്ക് വേണ്ടിട്ട് അഹ് ചെലവഴിക്കുന്നത് വിനോദോപാദികൾക്ക് വേണ്ടിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം ആഹ് വിനോദോപാദികൾ എന്ന് പറയുമ്പോ മനുഷ്യൻ വിനോദത്തിന് മാത്രം അല്ല മനുഷ്യ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു വസ്തുതയുംകൂടി ആണ് ഒരു മനുഷ്യൻ്റെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ അവനെ അവൻ തനിക്കായി മാറ്റി വെക്കുന്ന തൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന കുറച്ചു സമയമായിട്ട് വേണം നമ്മളിതിനെ ഉപാദികളെ കാണാനായിട്ട് ചലചിത്രങ്ങൾ ഇന്ന് വർധിച്ചു വരുന്ന ഒരുപാട് ഒത്തിരി ഇഹ് ഇങ്ങനെ ഇതുകളുണ്ട് ഇപ്പൊ ഈഹ് ടി ദൃശ്യ മാധ്യമങ്ങൾ മാധ്യമ ഇതിനായ ഉപകരണമായ ടീവി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒത്തിരി ആഹ് എന്താ പറയെ പരുപാടികൾ അത് മനുഷ്യരെ കൂടുതലും എന്താ പറയെ യാഥാർത്യത്തിനോട് ചേർന്നു നിൽക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള പരിപാടികൾ ഒക്കെ നടത്തപെടുന്നുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഒക്കെ കാണുമ്പോൾ അത് കാണുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും അതിൽ അഭിയനയിക്കുന്നവരും എല്ലാവരും ഒരു തരത്തിൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു ആഹ് വിനോദം കണ്ടെത്തുകയാണ് കാരണം ചെലപ്പോഴെങ്കിലും ചില വിനോദോപാദികൾ തന്നെ ജീവിതത്തിൻ്റെ ആഹ് അർത്ഥം തിനെ എന്താപറയാ അർത്ഥവല്കരിക്കുന്നതാണ് അതിന് ഒരു ഉദാഹരണമായി പറയുവാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കും അഭിനയിക്കുന്ന അഭിനയം അയാളുടെ അഭിനയം നമ്മൾക് കാണുന്നെ നമ്മളുടെ ഒരു വിനോദോപാധിയാണ് പക്ഷെ അയാളെ സംബന്ധിച്ചടുത്തോളം അയാളുടെ ജീവിതം തന്നെ അതിലാണ് അയാൾ ജീവിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ട് അഭിനയിച്ചു കൊണ്ടാണ് അപ്പൊ അത്തരത്തിൽ

കാണുന്നവർക്കു ആസ്വാദകർക്ക് അതൊരു വിനോദോപാധിയാണ് എന്നാൽ അവതരിപ്പിക്കുന്ന ആ വ്യക്തിനെ സംബന്ധിച്ചടുത്തോളം അയാളുടെ ജീവിത മാർഗം കൂടി ആണ് അയാൾ വിനോദം ഉം തീർച്ചയായിട്ടും അതിന്ന് വിനോദം അയാൾ എന്നാലും അയാളുടെ ജീവിത മാർഗം കൂടി ആണ് അപ്പൊ അത്തരത്തിൽ നമുക്ക് വിനോദോപാദികളെ നോക്കികാണേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോനുന്നു

വളരെ വളരെ മികച്ച ഒരു കാര്യമാണ് അഞ്ജലി ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. കാരണം വിനോദത്തിലൂടെ തന്നെ ഒരുപാട് ആളുകള് ഇന്ന് പണം സമ്പാദിക്കുന്നുണ്ട്. അതില് ഒരുപാട് കച്ചവടത്തിനുള്ള സാധ്യതകള് ഇന്ന് തുറന്നുവന്നിട്ടുണ്ട് . അപ്പോ വിനോദം നമ്മള് ആസ്വദിക്കല് മാത്രമല്ല. അതിലൊരു കച്ചവടം കൂടിയുണ്ടെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പലതരം വിനോദത്തിലൂടെയാണ് ആളുകള് പണം സമ്പാദിക്കുന്നത്. ആ അതിലൊന്നാണ് ചലച്ചിത്രം പോലുള്ള കാര്യങ്ങള്. പഴയ കാലഘട്ടത്തില് ചിലപ്പോ പണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കില്ല ഇല്ല ചലച്ചിത്രങ്ങൾ തുടങ്ങിയത്. നമ്മളുടെ ആശയങ്ങൾ പുറം ലോകത്തെ അറിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗത്തിലൊന്നാണ് ഈ ചലച്ചിത്രണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ അതിലൂടെ ഇന്ന് ആളുകള് ഒരുപാട് പണം സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. പഴയ കാലഘട്ടത്തില് അങ്ങനെ ഒരു പഴയ കാലഘട്ടം എന്ന് പറയുന്നത് സിനിമ തുടങ്ങി ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തില് പക്ഷേ അന്നൊരിക്കലും ഒരു പണം സമ്പാദിക്കുന്ന ഒരു മാർഗം എന്ന് ഒരിക്കലും അവര് ധരിച്ചിട്ടില്ല.

വിനോദ ഉപാധികളിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നു കണ്ടു വരുന്നത്. ആ അതാണ് ഇപ്പോ ഇപ്പോ നമ്മള് കായിക കായികമായിട്ടുള്ള പന്തുകളിയും പോലുള്ള കാര്യങ്ങൾ കാണാൻ പോകുന്നത്. അതിന് ആരാധകര് അതിനെ പൈസ കൊടുത്ത് ചീട്ട് വാങ്ങിച്ചിട്ടാണ് കളി കാണാൻ പോകുന്നത്. അപ്പോ അതിലും കച്ചവടം എന്നുള്ള ഒരു കാര്യം ഉൾപ്പെട്ടിട്ടുണ്ട് . അപ്പോ ഇന്ന് വിനോദ ഉപാധികളില് കച്ചവടം കൂടി ഉണ്ടെന്നാണ് അതിലൊരു സാധ്യത.

മടുപ്പായിരുന്നു പക്ഷെ ഇന്ന് വിനോദോപാദികൾ കൊണ്ട് ജീവിത മാർഗം അതാക്കിയെടുക്കാം മറ്റുള്ളവർക്ക് വിനോദോപാധി ആവുകയും ഒപ്പം തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ട് പോകാൻ ജീവിത മാർഗം ആക്കിയെടുക്കാം എന്നുള്ളൊരു ചിന്താഗതിക്ക് സമൂഹം കുറച്ചുംകൂടി അംഗീകാരം കാണുന്ന നല്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഏഹ് പഴയ ചിന്താഗതിയിൽ നിന്നും ആഹ്മ് കുറച്ച് കുറച്ച് മാറി മാറി ചിന്തിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അഹ് എനിക്ക് വളരേയധികം പ്രദീക്ഷ നൽകുന്നുണ്ട് അഹ് ഈ വസ്തുത ഈ മാറി വരുന്ന സമൂഹത്തിൻ്റെ ചിന്താഗതി പിന്നെ ആഹ് വിനോദോപാദികൾ നാളുമുതൽ ഒരുതരത്തിൽ നമ്മൾ ഒരു വിനോദോപാധി ആകുന്നു മറ്റുള്ളവർക് ചിലപ്പോൾ ഈഹ് നമ്മുടെ കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ നമ്മളൊരു വിനോദോപാധി ആയി മാറുന്നു നമ്മുടെ വർത്താനങ്ങൾ ജീവിതകളികൾ ഒക്കെ അവര് ആക്കി മാറ്റുന്നുണ്ട്. എല്ലാ തരത്തിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിനോദം അഹമ് കൈമാറിയിട്ടാണ് നമ്മൾ ആഹ് ജീവിച്ചോണ്ടിരിക്കുന്നത് അല്ലെ അങ്ങിനെ അല്ലെ തീർച്ചയായിട്ടും അതല്ലേ ഹരി അത്പോലെ തന്നെ വിനോദം ഇപ്പോ നമ്മള് കച്ചവട സാധ്യതകളും മറ്റ് സാധ്യതകളും എല്ലാം നമ്മള് സർച്ച് ചെയ്തു. ഇപ്പോ നമുക്ക് തന്നെ ആരും ഇല്ലെങ്കിൽ പോലും ഒരുപാട് വിനോദ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാട്ടുന്നതാണ്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഒരുപാട് വിനോദങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കൊറോണ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ്. മറ്റ് ഉപാധികൾ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മള് ഒരുപാട് വിനോദ കാര്യങ്ങള് നമ്മള്

നമ്മള് കൊറോണ എന്ന കാലഘട്ടത്തില് നമ്മള് ശരിക്കും നന്നായിട്ട് പടിച്ചിട്ടുണ്ട്. കോറോണയുടെ കാലഘട്ടത് തീർച്ചയായിട്ടും കോറോണയുടെ കാലഘട്ടത്തിൽ നമുക്ക് പഴയ മരം കേറാം മാവ് മാവിൽ നിന്ന് മാങ്ങാ പറിക്കാം

പരിശ്രമം ആണെന്ന് പറയേണ്ടി വരും നമ്മൾ. അപ്പൊ ആ ഒരു പരിശ്രമം എന്നും അങ്ങിനെ അത് ആഹ് തുറന്ന് പറയുന്നത്